പ്രിയപ്പെട്ട ദേശവാസികളേ നമസ്കാരം
ഇന്ന് രാജ്യമെങ്ങും രക്ഷാബന്ധൻ ആഘോഷിക്കുകയാണ്
എല്ലാ ജനങ്ങൾക്കും ഈ പുണ്യദിനത്തിന്റെ അനേകമനേകം ശുഭാശംസകൾ
രക്ഷബന്ധനം സഹോദരീ സഹോദരന്മാരുടെ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്
ഈ ആഘോഷം നൂറ്റാണ്ടുകളായി സാമൂഹിക സൌഹാർദ്ദത്തിന്റെയും മഹത്തായ ഉദാഹരണമാണ്
രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഈ ഒരു രക്ഷാ ചരട് രണ്ട് വെവ്വേറെ രാജ്യങ്ങളിലോ മതങ്ങളിലോ ഉള്ള ജനങ്ങളെ വിശ്വാസത്തിന്റെ ചരടിൽ കോർത്തിണക്കിയ അനേകം കഥകളുണ്ട്
ഇനി കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ജന്മാഷ്ടമിയുടെ ആഘോഷം വരുകയായി
അന്തരീക്ഷമാകെ ആന കുതിര പല്ലക്ക് എന്നിവയ്ക്കൊപ്പം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഗോവിന്ദാ ഗോവിന്ദാ എന്നു മുഴങ്ങാൻ പോവുകയാണ്
ഭഗവാൻ കൃഷ്ണന്റെ നിറസാന്നിധ്യത്തിൽ മുങ്ങി നിവരുന്നതിന്റെ ആനന്ദം വേറിട്ടതാണ്
രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വിശേഷിച്ചും മഹാരാഷ്ട്രയിൽ തൈർകുടം പൊട്ടിക്കൽ ആഘോഷമായി നടത്തുന്നതിന്റെ തയ്യാറെടുപ്പുകളും നമ്മുടെ യുവാക്കൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കും
എല്ലാ ജനങ്ങൾക്കും രക്ഷബന്ധന്റെയും ജന്മാഷ്ടമിയുടെയും ഹൃദയം നിറഞ്ഞ ശുഭാശംസകൾ
പ്രധാനമന്ത്രി മഹോദയ നമസ്കാരഃ അഹം ചിന്മയി ബംഗളൂരു നഗരേ വിദ്യാഭാരതീ വിദ്യാലയേ ദശമ കക്ഷായാം പഠാമി
മഹോദയ അദ്യ സംസ്കൃത ദിനം അസ്തി
സംസ്കൃത ഭാഷാം സരളാ ഇതി സർവേ വദന്തി
സംസ്കൃത ഭാഷാ വയമത്ര വഹഃ വഹഃ അത്ര സംഭാഷണം അപി കുർമഃ
അതഃ സംസ്കൃതസ്യ മഹത്വഃ വിഷയേ ഭവതഃ ഗഹഃ അഭിപ്രായഃ ഇതി കൃപയാ വദതു
ഭഗിനി ചിന്മയി
ഭവതീ സംസ്കൃത പ്രശ്നം പൃഷ്ടവതീ
ബഹൂത്തമം ബഹൂത്തമം
അഹം ഭവത്യാ അഭിനന്ദനം കരോമി
സംസ്കൃത സപ്താഹ നിമിത്തം ദേശവാസിനാം സർവേഷാം കൃതേ മമ ഹാർദിക് ശുഭകാമനാഃ
ഒരു പുതിയ വിഷയം മുന്നോട്ടു വച്ചതിന് ഞാൻ ചിന്മയിയോടു വളരെ കടപ്പെട്ടിരിക്കുന്നു
സുഹൃത്തുക്കളേ രക്ഷാബന്ധനം കൂടാതെ ശ്രാവണ പൂർണ്ണിമയുടെ നാളിൽ സംസ്കൃത ദിവസവും ആഘോഷിക്കാറുണ്ട്
ഈ മഹത്തായ പൈതൃകത്തെ പോറ്റി വളർത്തുന്നതിലും സാധാരണ ജനങ്ങളിലെത്തിക്കുന്നതിലും ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു
എല്ലാ ഭാഷകൾക്കും അവയുടെതായ മഹാത്മ്യമുണ്ട്
തമിഴ് ലോകത്തിലെ ഏറ്റവും പുരാതന ഭാഷയാണ് എന്നതിലും വേദകാലം മുതൽ ഇന്നോളം സംസ്കൃതഭാഷയും ജ്ഞാനത്തിന്റെ പ്രചാരണത്തിൽ വളരെ വലിയ പങ്കു വഹിച്ചിട്ടുണ്ട് എന്നതിലും നാം വളരെയധികം അഭിമാനിക്കുന്നു
ജീവിതത്തിന്റെ എല്ലാ മേഖലയുമായും ബന്ധപ്പെട്ട അറിവിന്റെ ഭണ്ഡാരം സംസ്കൃത ഭാഷയിലും സാഹിത്യത്തിലുമുണ്ട്
അത് സയൻസാണെങ്കിലും തന്ത്രമാണെങ്കിലും കൃഷിയാണെങ്കിലും ആരോഗ്യമാണെങ്കിലും ജ്യോതിശാസ്ത്രമാണെങ്കിലും വാസ്തുവിദ്യയാണെങ്കിലും ഗണിതമാണെങ്കിലും മാനേജ്മെന്റാണെങ്കിലും സാമ്പത്തിക ശാസ്ത്രമാണെങ്കിലും പരിസ്ഥിതിയാണെങ്കിലും
ആഗോള താപനത്തിന്റെ വെല്ലുകളികളെ നേരിടുന്നതിനുള്ള മന്ത്രങ്ങൾ പോലും നമ്മുടെ വേദങ്ങളിൽ വിസ്തരിക്കുന്നു എന്നാണ് പറയുന്നത്
കർണ്ണാടക സംസ്ഥാനത്തിലെ ശിമോഗാ ജില്ലയിലെ മട്ടൂർ ഗ്രാമത്തിലെ നിവാസികൾ ഇന്നും പരസ്പരം സംസ്കൃത ഭാഷയിലാണു സംസാരിക്കുന്നതെന്നറിയുമ്പോൾ നിങ്ങൾക്കേവർക്കും സന്തോഷം തോന്നും
അനന്തമായി വാക്കുകൾ നിർമ്മിക്കാൻ സംസ്കൃത ഭാഷയിൽ സാധിക്കും എന്നറിയുമ്പോൾ നിങ്ങൾക്കു സന്തോഷം തോന്നും
രണ്ടായിരം ധാതുകൾ ഇരുനൂറു പ്രത്യയങ്ങൾ സഫിക്സ് 22 ഉപസർഗ്ഗങ്ങൾ പ്രിഫിക്സ് ഉള്ള ഈ ഭാഷയിൽ അസംഖ്യം വാക്കുകളുണ്ടാക്കാനാകും
അതുകൊണ്ട് ഏതൊരു സൂക്ഷ്മത്തിൽ സൂക്ഷ്മമായ വികാരം അല്ലെങ്കിൽ വിഷയം പോലും കൃത്യമായി വിവരിക്കാനാകും
നാം ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് ഉറപ്പേകാൻ ഇംഗ്ലീഷ് ഉദ്ധരണികൾ ഉപയോഗിക്കും
ചിലപ്പോൾ കവിതകളും സൂക്തങ്ങളുമുപയോഗിക്കും
എന്നാൽ വളരെ കുറച്ച് വാക്കുകൾ കൊണ്ട് വളരെ സാർത്ഥകമായി കാര്യങ്ങൾ പറയാനാകുമെന്ന് സംസ്കൃത സുഭാഷിതങ്ങൾ പരിചയമുള്ളവർക്കറിയാം
അതിനൊപ്പം അത് നമ്മുടെ മണ്ണുമായി നമ്മുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് മനസ്സിലാക്കാനും വളരെ എളുപ്പമാണ്
ഉദാഹരണത്തിന് ജീവിതത്തിൽ ഗുരുവിന്റെ മഹത്വം ബോധ്യപ്പെടുത്താൻ പറയുന്നു
ഏകമപി അക്ഷരമസ്തു ഗുരുഃ ശിഷ്യം പ്രബോധയേത്
പൃഥിവ്യാം നാസ്തി തദ്ദ്രവ്യം യദ്ദത്ത്വാഹ്യനൃണീ ഭവേത്
അതായത് ഒരു ഗുരു ശിഷ്യന് ഒരക്ഷരമെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ശിഷ്യന് ആ ഗുരുവിനോടുള്ള കടപ്പാടു തീർക്കാനുതകുന്ന ഒരു വസ്തുവും ഈ ഭൂമിയിലില്ല
വരുന്ന അധ്യാപക ദിനം നാം ഈ ഒരു വിചാരത്തോടെ വേണം ആഘോഷിക്കാൻ
അറിവിനും ഗുരുവിനും സമാനതകളില്ല അമൂല്യമാണ് വിലമതിക്കാനാവാത്തതാണ്
കുട്ടികളുടെ വിചാരങ്ങൾക്ക് ശരിയായ ദിശാബോധമേകുന്നതിന്റെ ഉത്തരവാദിത്തം അമ്മയെക്കൂടാതെ അധ്യാപകനാണുള്ളത്
ഇവരുടെ ഏറ്റവുമധികം സ്വാധീനം ജീവിതം മുഴുവൻ കാണാനാകും
അധ്യാപകദിനത്തിന്റെ അവസരത്തിൽ മഹാനായ ചിന്തകനും നമ്മുടെ മുൻ രാഷ്ട്രപതിയുമായ ഭാരതരത്നം ഡോ
സർവ്വപ്പള്ളി രാധാകൃഷ്ണനെ നാമോർക്കുന്നു
അദ്ദേഹത്തിന്റെ ജന്മവാർഷികം രാജ്യമെങ്ങും അധ്യാപകദിനമായി ആഘോഷിക്കുന്നു
ഞാൻ രാജ്യത്തെ എല്ലാ അധ്യാപകർക്കും വരുന്ന അധ്യാപകദിനം പ്രമാണിച്ച് ആശംസകൾ നേരുന്നു
അതോടപ്പം ശാസ്ത്രത്തോടും വിദ്യാഭ്യാസത്തോടും വിദ്യാർഥിളോടുമുള്ള നിങ്ങളുടെ സമർപ്പണ മനോഭാവത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ കഠിനമായി അധ്വാനിക്കുന്ന നമ്മുടെ കർഷകർക്ക് പുതിയ പ്രതീക്ഷകളുമായിട്ടാണ് കാലവർഷം എത്തുന്നത്
ഭീകരമായ വേനലിൽ ചുട്ടെരിയുന്ന ചെടികൾക്കും മരങ്ങൾക്കും വരണ്ട ജലാശയങ്ങൾക്കും മഴ ആശ്വാസമേകുന്നു
എന്നാൽ ചിലപ്പോഴൊക്കെ അതിവൃഷ്ടിയും വിനാശകാരിയായ വെള്ളപ്പൊക്കവും കൂടെയെത്തുന്നു
ചിലയിടത്ത് ഒരിടത്തു പെയ്യുന്നതിനേക്കാളധികം മഴ പെയ്യുന്നു എന്ന സ്ഥിതിയിലേക്കെത്തിയിരിക്കുയാണ് പ്രകൃതി
ഇപ്പോൾത്തന്നെ നാം കാണുകയുണ്ടായി കേരളത്തിലുണ്ടായ ഭീകരമായ വെള്ളപ്പൊക്കം ജനജീവിതത്തെ വളരെ ഗുരുതരമായ രീതിയിൽ ബാധിച്ചിരിക്കുന്നു
ഇന്ന് ഈ വിഷമഘട്ടത്തിൽ രാജ്യം മുഴുവൻ കേരളത്തോടൊപ്പമാണുള്ളത്
സ്വന്തക്കാരെ നഷ്ടപ്പെട്ടവരോട് നമുക്ക് സഹാനുഭൂതിയുണ്ട്
നഷ്ടപ്പെട്ട ജീവിതങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനാവില്ലെങ്കിലും നൂറ്റി ഇരുപത്തിയഞ്ചുകോടി ഭാരതീയരും ഈ ദുഃഖത്തിന്റെ വേളയിൽ നിങ്ങളുടെ തോളോടു തോൾ ചേർന്നു നിൽക്കുന്നുവെന്ന് ദുഃഖിതരായ കുടുംബങ്ങൾക്ക്് ഉറപ്പേകാൻ ആഗ്രഹിക്കുന്നു
ഈ പ്രകൃതി ദുരന്തത്തിൽ മുറിവേറ്റവർ എത്രയും വേഗം ആരോഗ്യം വീണ്ടെടുക്കട്ടെ എന്നു ഞാൻ പ്രാർഥിക്കുന്നു
ജനങ്ങളുടെ ഉത്സാഹവും അദമ്യമായ ധൈര്യവും മൂലം കേരളം ഉയിർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കു തികഞ്ഞ വിശ്വാസമുണ്ട്
അപകടങ്ങൾ അവശേഷിപ്പിച്ചു പോകുന്ന നാശനഷ്ടങ്ങൾ ദുർഭാഗ്യപൂർണ്ണമാണ്
എന്നാൽ ആപത്ത് നേരത്ത് മനുഷ്യത്വത്തിന്റെ എത്രയോ ദൃശ്യങ്ങൾ നമുക്കു കാണാനാകും
എവിടെയാണ് അപകടം ഉണ്ടായത് എങ്കിലും അത് കേരളത്തിലാണെങ്കിലും ഹിന്ദുസ്ഥാനിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്താണെങ്കിലും ജില്ലയിലോ പ്രദേശത്തോ ആണെങ്കിലും ജനജീവിതം വീണ്ടും സാധാരണ നിലയിലേക്കത്തുന്നതിനായി കച്ച്് മുതൽ കാമരൂപ് വരെയും കശ്മീർ മുതൽ കന്യാകുമാരിവരെയും എല്ലാവരും തങ്ങളുടേതായ നിലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്
എല്ലാ പ്രായത്തിലുമുള്ളവരും എല്ലാ കർമ്മമേഖലയിലുമുള്ളവരും തങ്ങളുടേതായ പങ്കു വഹിക്കുന്നുണ്ട്
കേരളത്തിലെ ജനങ്ങളുടെ കഷ്ടപ്പാട് ഏറ്റവും ലഘൂകരിക്കാനും അവരുടെ ദുഃഖം പങ്കുവയ്ക്കാനും എല്ലാവരും തങ്ങളുടെ പങ്ക് ഉറപ്പാക്കുന്നുണ്ട്
സായുധസേനയിലെ ജവാന്മാർ കേരളത്തിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളിൽ നേതൃത്വം വഹിക്കുന്നതായി നമുക്കറിയാം
അവർ വെള്ളപ്പൊക്കത്തിൽ പെട്ട ആളുകളെ രക്ഷിക്കുന്നതിന് പരമാവധി ശ്രമിച്ചു
വായുസേനയാണെങ്കിലും നാവികസേനയാണെങ്കിലും കരസേനയാണെങ്കിലും ബി
എഫ് ആർ
എഫും ഒക്കെ രക്ഷാ പ്രവർത്തനങ്ങളിൽ വളരെ വലിയ പങ്കാണു വഹിച്ചത്
എഫ് ജവാന്മാരുടെ കഠിന പരിശ്രമത്തെക്കുറിച്ചും എടുത്തു പറയാനാഗ്രഹിക്കുന്നു
ഈ ആപൽഘട്ടത്തിൽ അവർ വളരെ മഹത്തായ കാര്യമാണു ചെയ്തത്
എഫിന്റെ കഴിവും അവരുടെ സമർപ്പണവും ത്വരിതഗതിയിൽ തീരുമാനമെടുക്കേണ്ട സന്ദർഭങ്ങളെ നേരിടുന്നതിനുള്ള ശ്രമവും എല്ലാ ഭാരതീയരെയും സംബന്ധിച്ചിടത്തോളം അവരെ ആദരവിന്റെ മൂർത്തികളായി മാറിയിരിക്കുന്നു
ഇന്നലെ ഓണാഘോഷമായിരുന്നു
ഓണം രാജ്യത്തിന് വിശേഷിച്ച് കേരളത്തിന് ഈ ആപത്തിൽ നിന്ന് എത്രയും വേഗം കര കയറാനും കേരളത്തിന്റെ വികസനയാത്രയ്ക്ക് കൂടുതൽ ഗതിവേഗമേകാനും ശക്തിയേകട്ടെ എന്നു നമുക്കു പ്രാർഥിക്കാം
ഞാൻ ഒരിക്കൽക്കൂടി എല്ലാ ദേശവാസികൾക്കുംവേണ്ടി കേരളത്തിലെ ജനങ്ങൾക്കും രാജ്യത്തെ ആപത്തുണ്ടായ മറ്റു പ്രദേശങ്ങളിലെ ജനങ്ങൾക്കും ഈ വിപത്തിന്റെ വേളയിൽ രാജ്യംമുഴുവൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് വിശ്വാസമേകാൻ ആഗ്രഹിക്കുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ ഇപ്രാവശ്യം മൻ കീ ബാത്തിന് കിട്ടിയ നിർദ്ദേശങ്ങൾ പരിശോധിക്കയായിരുന്നു
രാജ്യമെങ്ങും നിന്ന് കൂടുതൽ ജനങ്ങൾ എഴുതിയ വിഷയം നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു
ഗാസിയാബാദിൽ നിന്ന് കീർത്തി സോനിപത്തിൽ നിന്ന് സ്വാതി കേരളത്തിൽ നിന്ന് പ്രവീൺ പശ്ചിമബംഗാളിൽ നിന്ന് ഡോക്ടർ സ്വപ്ന ബാനർജി ബിഹാറിലെ കട്ടിഹാറിൽ നിന്ന് അഖിലേശ് പാണ്ഡേ തുടങ്ങി എത്രയോ പേരാണ് നരേന്ദ്രമോദി മൊബൈൽ ആപ് ലും മൈ ഗിഒവി ലും എഴുതി അടൽജിയുടെ ജീവിതത്തിലെ വിഭിന്ന പടവുകളെക്കുറിച്ച് പറയണമെന്ന് അഭ്യർത്ഥിച്ചത് ആഗസ്റ്റ് 16 ന് രാജ്യവും ലോകവും അടൽജിയുടെ മരണവാർത്ത കേട്ടപ്പോൾ ദുഃഖത്തിലാണ്ടു
14 വർഷംമുമ്പ് പ്രധാനമന്ത്രിപദമൊഴിഞ്ഞ രാഷ്ട്രനേതാവ്
ഒരു തരത്തിൽ കഴിഞ്ഞ 10 വർഷമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു പോയിരുന്നു
വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നില്ല പൊതുജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല
10 വർഷത്തെ ഇടവേള വളരെ വലുതാണ് എങ്കിലും ആഗസ്റ്റ് 16 ന് ശേഷം രാജ്യവും ലോകവും കണ്ടത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ പത്തുവർഷമെന്ന കാലാവധി ഒരു നിമിഷത്തെ ഇടവേളപോലും ഉണ്ടാക്കിയില്ല എന്നാണ്
അടൽജിയോട് എങ്ങനെയുള്ള സ്നേഹവും ബഹുമാനവുമാണോ ഉണ്ടായിരുന്നത് എത്രത്തോളം ദുഃഖമാണോ രാജ്യമെങ്ങും പരന്നത് അത് അദ്ദേഹത്തിന്റെ വിശാലമായ വ്യക്തിത്വത്തെയാണ് കാട്ടിത്തരുന്നത്
കഴിഞ്ഞ പല ദിവസങ്ങളായി അടൽജിയെക്കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ രാജ്യം ചർച്ച ചെയ്തു
ആളുകൾ അദ്ദേഹത്തെ നല്ല പാർലമെന്റേറിയൻ സഹാനുഭൂതിയുള്ള എഴുത്തുകാരൻ ശ്രേഷ്ഠനായ പ്രാസംഗികൻ ജനപ്രിയനായ പ്രധാനമന്ത്രി എന്നീ നിലകളിൽ ഓർത്തു ഓർക്കുന്നു
സദ്ഭരണം അതായത് ഗുഡ് ഗവേണൻസ് എന്നതിനെ മുഖ്യ വിഷയമാക്കുന്നതിൽ രാജ്യം എന്നും അടൽജിയോടു കടപ്പെട്ടിരിക്കും
ഞാൻ ഇന്ന് അടൽജിയുടെ വിശാലമായ വ്യക്തിത്വത്തിന്റെ മറ്റൊരു വശത്തെ സ്പർശിക്കാനാണാഗ്രഹിക്കുന്നത്
അത് അടൽജി രാജ്യത്തിനു നല്കിയ രാഷ്ട്രീയ സംസ്കാരമാണ്
രാഷ്ട്രീയ സംസ്കാരത്തിൽ ഏതൊരു മാറ്റത്തിനാണോ അദ്ദേഹം ശ്രമിച്ചത് അതിനെ ഒരു ഭരണസംവിധാനത്തിന്റെ ചട്ടക്കൂടിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു
അതിലൂടെ ഭാരതത്തിനു വലിയ നേട്ടമുണ്ടായി
വരുംകാലങ്ങളിൽ വലിയ നേട്ടങ്ങളുണ്ടാവുകയും ചെയ്യും
എന്നുറപ്പാണ്
ഭാരതം എന്നും 2003 ലെ തൊണ്ണൂറ്റി ഒന്നാം ഭരണഘടനാഭേദഗതിയുടെ പേരിൽ അടൽജിയോടു കടപ്പെട്ടിരിക്കും
ഈ മാറ്റം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രണ്ടു സുപ്രധാന മാറ്റങ്ങളുണ്ടാക്കി
ഒന്നാമതായി സംസ്ഥാനങ്ങളിൽ മന്ത്രിസഭകളുടെ വലിപ്പം ആകെ നിയമസഭാസീറ്റുകളുടെ 15 ശതമാനമെന്ന പരിധി നിശ്ചയിച്ചു
രണ്ടാമതായി കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നിശ്ചയിക്കപ്പെട്ടിരുന്ന പരിധി മൂന്നിലൊന്ന് എന്നത് മൂന്നിൽ രണ്ട് എന്നാക്കി മാറ്റി
അതോടൊപ്പം പാർട്ടി മാറുന്നവരെ അയോഗ്യരാക്കാൻ വ്യക്തമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നിശ്ചയിക്കപ്പെട്ടു
പല വർഷങ്ങളായി ഭാരതത്തിൽ വലിപ്പമേറിയ മന്ത്രിസഭ കെട്ടിപ്പടുക്കുന്ന രാഷ്ട്രീയ സംസ്കാരം രൂപപ്പെട്ടുവന്നു
വലിയ വലിയ മന്ത്രിസഭകൾക്ക് രൂപം കൊടുത്തത് വകുപ്പുകൾ വിഭജിച്ചു നല്കുവാനല്ല മറിച്ച് രാഷ്ട്രീയ നേതാക്കളെ സന്തോഷിപ്പിക്കാനായിരുന്നു
അടൽജി അതിനു മാറ്റം വരുത്തി
അദ്ദേഹത്തിന്റെ ഈ ചുവടുവയ്പ്പു പണവും വിഭവങ്ങളും കാത്തു
അതോടൊപ്പം കാര്യക്ഷമത കൂടി
അടൽജിയെപ്പോലുള്ള ഒരാളിന്റെ ദീർഘവീക്ഷണമാണ് ഈ മാറ്റത്തിനു വഴി വച്ചത്
നമ്മുടെ രാഷ്ട്രീയ സംസ്കാരവും ആരോഗ്യമുള്ള ശീലവും വളർന്നു
അടൽജി ഒരു തികഞ്ഞ ദേശഭക്തനായിരുന്നു
അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്തിനു മാറ്റമുണ്ടായത്
മുമ്പ് ഇംഗ്ലീഷുകാരുടെ പാരമ്പര്യം പിന്തുടർന്ന് വൈകിട്ട് 5 മണിക്കായിരുന്നു ബജറ്റ് അവതരിപ്പിച്ചുപോന്നത് കാരണം അത് ഇംഗ്ലണ്ടിൽ പാർലമെന്റ് ആരംഭിക്കുന്ന സമയമായിരുന്നു
2001 ൽ അടൽജി ബജറ്റ് അവതരിപ്പിക്കുന്ന സമയം വൈകുന്നേരം 5 മണി എന്നതു മാറ്റി രാവിലെ 11 മണി എന്നാക്കി
ഒരു സ്വാതന്ത്ര്യം കൂടി അടൽജിയുടെ ഭരണകാലത്താണ് ഇന്ത്യൻ ഫ്ളാഗ് കോഡ് ഉണ്ടാക്കിയതും 2002 ൽ അതിന് ആധികാരികത നല്കിയതും
പൊതു ഇടങ്ങളിൽ ദേശീയ പതാക പറപ്പിക്കാനാകും വിധം അതിൽ വകുപ്പുകൾ ചേർത്തു
ഇങ്ങനെ അദ്ദേഹം നമ്മുടെ പ്രാണനുതുല്യം പ്രിയപ്പെട്ട ത്രിവർണ്ണ പതാകയെ സാധാരണ ജനങ്ങളുടെ അടുത്തെത്തിച്ചു
അടൽജി എങ്ങനെയാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പു പ്രക്രിയയിലും ജനപ്രതിനിധികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഉണ്ടായ അധഃപതനത്തിനെതിരെ ധൈര്യപൂർവ്വം ചുവടുവച്ച് അതിന് അടിസ്ഥാനപരമായ മാറ്റം വരുത്തിയത് എന്നു കണ്ടില്ലേ
ഇതേപോലെ ഇപ്പോൾ രാജ്യത്തും സംസ്ഥാനങ്ങളിലും ഒരുമിച്ച് തിരഞ്ഞെടുപ്പു നടത്തുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയാണ്
ഈ കാര്യത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്
അത് നല്ല കാര്യമാണ് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ശുഭസൂചനയുമാണ്
ആരോഗ്യമുള്ള ജനാധിപത്യത്തിന് നല്ല ജനാധിപത്യത്തിന് നല്ല ശീലങ്ങൾ വളർത്തിക്കൊണ്ടുവരുകയെന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ നിരന്തരം പ്രയത്നിക്കുന്നത് ചർച്ചകളെ തുറന്ന മനസ്സോടെ മുന്നോട്ടു കൊണ്ടുപോകുന്നത് ഒക്കെയും അടൽജിയ്ക്ക് നല്കുന്ന നല്ല ആദരാഞ്ജലിയാകും
വികസിതവും സമൃദ്ധവുമായ ഭാരതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നം പൂർത്തീകരിക്കാനുള്ള ദൃഢനിശ്ചയം ആവർത്തിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി അടൽജിക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ ഈയിടെ പാർലമെന്റിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാകുമ്പോൾ അവിടത്തെ തടസ്സങ്ങളെക്കുറിച്ചും കോലാഹലങ്ങളെക്കുറിച്ചും നടപടികൾ നിലച്ചുപോകുന്നതിനെക്കുറിച്ചുമെല്ലാമാണ് കേൾക്കുന്നത്
എന്നാൽ നല്ലതു വല്ലതും നടന്നാൽ അതെക്കുറിച്ച് വലിയ ചർച്ചയൊന്നും നടക്കില്ല
കുറച്ചു ദിവസങ്ങൾക്കു മുമ്പ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിച്ചു
ഈ സമ്മേളനത്തിൽ ലോക്സഭയുടെ ഉത്പാദനക്ഷമത പ്രൊഡക്റ്റിവിറ്റി 118 ശതമാനവും രാജ്യസഭയുടേത് 74 ശതമാനവുമാണെന്നറിയുന്നതിൽ നിങ്ങൾക്കു സന്തോഷം തോന്നും
പാർട്ടി താത്പര്യത്തേക്കാൾ അപ്പുറം എല്ലാ അംഗങ്ങളും വർഷകാല സമ്മേളനത്തെ കടുതൽ ഫലപ്രദമാക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ലോക്സഭ 21 ബില്ലുകളും രാജ്യസഭ 14 ബില്ലുകളും പാസാക്കിയത്
പാർലമെന്റിന്റെ ഈ വർഷകാല സമ്മേളനം സാമൂഹിക നീതിയുടെയും യുവാക്കളുടെ നന്മലക്ഷ്യമാക്കിയുള്ളതുമായ സമ്മേളനമെന്ന നിലയിൽ എന്നും ഓർമ്മിക്കപ്പെടും
ഈ സമ്മേളനത്തിൽ യുവാക്കൾക്കും പിന്നോക്ക സമുദായങ്ങൾക്കും പ്രയോജനപ്പെടുന്ന മഹത്തായ ബില്ലുകൾ പാസാക്കപ്പെട്ടു
എത്രയോ ദശകങ്ങളായി പട്ടികജാതി പട്ടികവർഗ്ഗ കമ്മീഷനെപ്പോലെ ഒബിസി കമ്മീഷനുണ്ടാക്കാനുള്ള ആവശ്യം ഉയരുന്നുണ്ടായിരുന്നു
പിന്നാക്ക വർഗ്ഗങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിന് രാജ്യം ഇപ്രാവശ്യം ഒബിസി കമ്മീഷൻ ഉണ്ടാക്കാനുള്ള നിശ്ചയം സഫലമാക്കി അതിന് ഭരണഘടനാപരമായ അധികാരവും നല്കി
ഈ ചുവടുവയ്പ്പ് സാമൂഹിക നീതിയെന്ന ലക്ഷ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നായി മാറും
പട്ടികജാതി പട്ടിക വർഗ്ഗങ്ങളുടെ അവകാശങ്ങൾ കാക്കുന്നതിന് ഭേദഗതി ബില്ലും ഈ സമ്മേളനത്തിൽ പാസാക്കുകയുണ്ടായി
ഈ നിയമം പട്ടികജാതി പട്ടികവർഗ്ഗ സമൂഹങ്ങളുടെ നന്മയ്ക്ക് കൂടുതൽ സുരക്ഷയേകും
അതോടൊപ്പം കുറ്റവാളികളെ അതിക്രമങ്ങൾ ചെയ്യുന്നതിൽ നിന്നു തടയും
ദളിത് സമൂങ്ങൾക്കുള്ളിൽ ആത്മവിശ്വാസം നിറയ്ക്കും
രാജ്യത്തെ സ്ത്രീശക്തിക്കെതിരെ ഒരു തരത്തിലുമുള്ള അനീതിയും സംസ്കാരസമ്പന്നമായ ഏതൊരു സമൂഹവും സഹിക്കില്ല
ബലാത്കാരം ചെയ്യുന്ന കുറ്റവാളികളെ സഹിക്കാൻ രാജ്യം തയ്യാറല്ല
അതുകൊണ്ട് പാർലമെന്റ് പീനൽ കോഡ് ഭേദഗതി ബിൽ പാസാക്കി കടുത്ത ശിക്ഷനല്കാനുള്ള വകുപ്പ് ഉറപ്പാക്കി
അത്തരം ദുഷ്ടകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് കുറഞ്ഞത് 10 വർഷം ശിക്ഷ ലഭിക്കും
അതോടൊപ്പം 12 വയസ്സിനേക്കാൾ കുറവ് പ്രായമുള്ള പെൺകുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നവർക്ക് വധശിക്ഷയാകും നല്കുന്നത്
പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ബലാത്സംഗം ചെയ്തയാളിന് വേഗം രണ്ടുമാസം കൊണ്ട് വിചാരണ നടത്തി മധ്യപ്രദേശിലെ മന്ദ്സൌറിലെ കോടതി വധശിക്ഷയ്ക്കു വിധിച്ചത് നിങ്ങൾ കുറച്ചു ദിവസങ്ങൾക്കുമുമ്പ് പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും
ഇതിനുമുമ്പ് മധ്യപ്രദേശിലെ കട്നിയിൽ ഒരു കോടതി അഞ്ചുദിവസംകൊണ്ട് വിചാരണ പൂർത്തിയാക്കി കുറ്റവാളികൾക്ക് വധശിക്ഷ നല്കുകയുണ്ടായി
രാജസ്ഥാനിലെ കോടതിയും ഇങ്ങനെ വളരെ വേഗം തീരുമാനം എടുക്കുകയുണ്ടായി
ഈ നിയമം സ്ത്രീകൾക്കും ബാലികമാർക്കുമെതിരെയുള്ള കുറ്റങ്ങൾ തടയുന്നതിൽ മികച്ച പങ്കു വഹിക്കും
സാമൂഹിക മാറ്റം കൂടാതെ സാമ്പത്തിക പുരോഗതി അപൂർണ്ണമാണ്
ലോക്സഭയിൽ മുത്തലാഖ് ബിൽ പാസാക്കപ്പെട്ടു
എന്നാൽ രാജ്യസഭയുടെ ഈ സമ്മേളനത്തിൽ അത് പാസാക്കാൻ സാധിക്കയുണ്ടായില്ല
രാജ്യം മുഴുവൻ അവർക്കു നീതിയേകാൻ മുഴുവൻ ശക്തിയോടും നില്ക്കുന്നുവെന്ന് ഞാൻ മുസ്ളീം സ്ത്രീകൾക്ക് ഉറപ്പേകാനാഗ്രഹിക്കുന്നു
രാജ്യനന്മ കണക്കാക്കി നാം മുന്നേറുമ്പോൾ ദരിദ്രരുടെയും പിന്നാക്കമുള്ളവരുടെയും ചൂഷിതരുടെയും നിഷേധിക്കപ്പെട്ടവരുടെയും ജീവിതത്തിൽ മാറ്റം വരുത്താനാകും
വർഷകാല സമ്മേളനത്തിൽ ഇപ്രാവശ്യം എല്ലാവരും ഒത്തുചേർന്ന് ഒരു നല്ല ശീലം കാട്ടിയിരിക്കയാണ്
രാജ്യത്തെ എല്ലാ പാർലമെന്റംഗങ്ങളോടും ഞാൻ ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം നന്ദി വ്യക്തമാക്കുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ ഇപ്പോൾ കോടിക്കണക്കിന് ജനങ്ങളുടെ ശ്രദ്ധ ജക്കാർത്തയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്
എല്ലാദിവസങ്ങളിലും രാവിലെ ആളുകൾ ഏറ്റവുമാദ്യം പത്രത്തിൽ ടെലിവിഷനിൽ വാർത്തകൾക്കിടയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ അന്വേഷിക്കുന്നത് ഏത് ഇന്ത്യൻ കളിക്കാരനാണ് മെഡൽ നേടിയിട്ടുള്ളത് എന്നാണ്
ഏഷ്യൻ ഗെയിംസ് ഇപ്പോഴും നടക്കുകയാണ്
രാജ്യത്തിനുവേണ്ടി മെഡൽ നേടുന്ന എല്ലാ കളിക്കാർക്കും ആശംസകൾ നേരുന്നു
മത്സരം ബാക്കിയുള്ള കളിക്കാർക്കും എന്റെ അനേകം ശുഭാശംസകൾ
ഇന്ത്യൻ കളിക്കാർ വിശേഷിച്ചും ഷൂട്ടിംഗ് റെസ്റ്റ്ലിംഗ് എന്നിവയിൽ മികച്ചപ്രകടനം കാഴ്ചവയ്ക്കുന്നുണ്ട്
എന്നാൽ നമ്മുടെ കളി അത്ര മികച്ചതല്ലാത്ത ഇനങ്ങളിലും നമ്മുടെ കളിക്കാർ മെഡൽ കൊണ്ടുവരുന്നുണ്ട്
വൂഷൂ റോവിംഗ് പോലുള്ള ഇനങ്ങളിൽ
ഇവ വെറും പതക്കങ്ങൾ മാത്രമല്ല തെളിവുകൾ കൂടിയാണ്
ഭാരതത്തിലെ കൡക്കാരുടെ ആകാശസ്പർശിയായ ഉത്സാഹത്തിന്റെയും സ്വപ്നങ്ങളുടെയും തെളിവുകൾ
രാജ്യത്തിനുവേണ്ടി മെഡൽ നേടുന്നവരിൽ നമ്മുടെ പെൺകുട്ടികൾ വളരെ പേരുണ്ട്
ഇത് വളരെ സകാരാത്മകമായ സൂചനയാണ്
മെഡൽ നേടുന്ന യുവ കളിക്കാരിൽ 1516 വയസ്സുള്ള യുവാക്കളുമുണ്ട്
മെഡൽ നേടിയ കളിക്കാരിൽ അധികം പേരും ചെറിയ തെരുവുകളിലും ഗ്രാമങ്ങളിലും താമസിക്കുന്നവരാണ് എന്നതും ഒരു നല്ല സൂചനയാണ്
ഇവർ കഠിനമായ പരിശ്രമത്തിലൂടെയാണ് ഈ വിജയം നേടിയിട്ടുള്ളത്
ആഗസ്റ്റ് 29 ന് നാം ദേശീയ സ്പോർട്സ് ദിനം ആഘോഷിക്കും
ഈ അവസരത്തിൽ ഞാൻ എല്ലാവർക്കും ശുഭാംശംസകൾ നേരുന്നു
അതോടൊപ്പം ഹോക്കി മാന്ത്രികൻ ശ്രീ
ധ്യാൻചന്ദിന് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നു
തീർച്ചയായും കളിക്കണമെന്ന് ഞാൻ രാജ്യത്തെ പൌരന്മാരോട് അഭ്യർഥിക്കുന്നു
സ്വന്തം ഫിറ്റ്നസിൽ ശ്രദ്ധ വേണം
കാരണം ആരോഗ്യമുള്ള ഭാരതമാണ് സമ്പന്നവും സമൃദ്ധവുമായ ഭാരതത്തെ നിർമ്മിക്കുന്നത്
ഇന്ത്യ ഫിറ്റ് ആണെങ്കിലേ ഭാരതത്തിന്റെ ഉജ്ജ്വലമായ ഭാവി നിർമ്മിക്കപ്പെടൂ
ഞാൻ ഒരിക്കൽകൂടി ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയവരെ ആശംസിക്കുന്നു
ബാക്കി കളിക്കാർക്ക് നല്ല പ്രകടം കാഴ്ചവയ്ക്കാനാകട്ടെ എന്നാശംസിക്കുന്നു
എല്ലാവർക്കും ദേശീയ സ്പോർട്സ് ദിനത്തിന്റെ അനേകമനേകം ശുഭാശംസകൾ
പ്രധാനമന്ത്രിജീ നമസ്കാരം
ഞാൻ കാൺപൂരിൽ നിന്ന് എഞ്ചിനീയറിംഗ് വിദ്യാർഥി ഭാവനാ ത്രിപാഠിയാണു സംസാരികുന്നത്
പ്രധാനമന്ത്രി കഴിഞ്ഞ മൻ കീ ബാത്തിൽ അങ്ങ് കോളജിൽ പോകുന്ന വിദ്യാർഥികളോടു സംസാരിക്കയുണ്ടായി
അതിനു മുമ്പ് അങ്ങ് ഡോക്ടർമാരോടും ചാർട്ടേഡ് അക്കൌണ്ടന്റുമാരോടും സംസാരിക്കയുണ്ടായി
വരുന്ന സെപ്റ്റംബർ 15 നുള്ള എഞ്ചിനീയറിംഗ് ദിനം പ്രമാണിച്ച് അങ്ങ് എഞ്ചിനീയറിംഗ് വിദ്യാർഥികളോടു ചിലത് പറയണം എന്നാണ് എന്റെ അഭ്യർഥന
അതിലൂടെ എല്ലാവരുടെയും മനോബലം വർധിക്കും ഞങ്ങൾക്കു വളരെ സന്തോഷമാകും വരും ദിനങ്ങളിൽ രാജ്യത്തിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങൾക്കു പ്രോത്സാഹനവും ലഭിക്കും
നമസ്കാരം ഭാവനാജീ
കുട്ടിയുടെ വിചാരത്തെ ഞാൻ ബഹുമാനിക്കുന്നു
നാമെല്ലാം കല്ലും കട്ടയുമുപയോഗിച്ചുള്ള വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതു കണ്ടിട്ടുണ്ട്
എന്നാൽ ഏകദേശം 1200 വർഷങ്ങൾക്കു മുമ്പ് ഒറ്റ പാറയായിരുന്ന ഒരു പർവ്വതത്തെ ഒരു ഉത്കൃഷ്ടവും വിശാലവും അദ്ഭുതകരവുമായ ക്ഷേത്രമാക്കിയതിനെക്കുറിച്ച് നിങ്ങൾക്കു സങ്കല്പിക്കാനാകുമോ ഒരുപക്ഷേ സങ്കല്പിക്കാൻ പ്രയാസമാകും
എന്നാൽ അങ്ങനെയുണ്ടായി ആ ക്ഷേത്രമാണ് മഹാരാഷ്ട്രയിലെ എല്ലോറയിലുള്ള കൈലാസനാഥ് ക്ഷേത്രം
ഏകദേശം ആയിരം വർഷങ്ങൾക്കു മുമ്പ് കരിങ്കല്ലുകൊണ്ടുള്ള 60 മീറ്റർ നീളമുള്ള ഒരു തൂണുണ്ടാക്കി അതിനുമുകളിൽ കരിങ്കല്ലിന്റെ ഏകദേശം 80 ടൺ ഭാരമുള്ള കഷണം വച്ചു എന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം അങ്ങനെയൊരിടമാണ്
അവിടെ വാസ്തുവിദ്യയുടെയും എഞ്ചിനീയറിംഗിന്റെയും ഈ അവിശ്വസനീയമായ സമന്വയം കാണാവുന്നതാണ്
ഗുജറാത്തിലെ പാഢൺ എന്ന സ്ഥലത്ത് പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട റാണീ കീ വാവ് എന്നറിയപ്പെടുന്ന പടിക്കിണർ ആരെയും ആശ്ചര്യപ്പെടുത്തും
ഭാരതത്തിന്റെ ഭൂമി എഞ്ചിനീയറിംഗിന്റെ പരീക്ഷണശാലയായിരുന്നു
സങ്കല്പിക്കാനാവാത്തതു സങ്കല്പിച്ച എഞ്ചിനീയറിംഗിന്റെ ലോകത്ത് അദ്ഭുതങ്ങളെന്നു പറയപ്പെടുന്ന ഉദാഹരണങ്ങൾ കാട്ടിയിട്ടുള്ളവരാണ് ഭാരതത്തിലെ എഞ്ചിനീയർമാർ
മഹാന്മാരായ എഞ്ചിനീയർമാരുടെ നമ്മുടെ പാരമ്പര്യത്തിന്റെ കൂട്ടത്തിൽ ഒരു രത്നത്തെ നമുക്കു ലഭിക്കയുണ്ടായി
അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ഇന്നും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്
അദ്ദേഹമാണ് ഭാരതരത്നം ഡോ
വിശ്വേശ്വരയ്യ
കാവേരി നദിയിൽ അദ്ദേഹം നിർമ്മിച്ച കൃഷ്ണരാജസാഗർ അണക്കെട്ട് ഇന്നും ലക്ഷക്കണക്കിന് കർഷകർക്കും സാധാരണ ജനങ്ങൾക്കും പ്രയോജപ്പെടുന്നതാണ്
രാജ്യത്തിന്റെ ആ ഭാഗത്ത് അദ്ദേഹം പൂജനീയൻ തന്നെയാണ്
ബാക്കി രാജ്യം മുഴുവനും അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടും ആത്മബന്ധത്തോടും ഓർമ്മിക്കുന്നു
അദ്ദേഹത്തിന്റെ ഓർമ്മയിലാണ് സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ദിനം ആയി ആഘോഷിക്കുന്നത്
അദ്ദേഹത്തിന്റെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ എഞ്ചിനീയർമാർ ലോകമെങ്ങും തങ്ങളുടെ വേറിട്ട വ്യക്തിത്വം കാട്ടിയിട്ടുണ്ട്
എഞ്ചിനീയറിംഗിന്റെ ലോകത്ത് ഉണ്ടായ അത്ഭുതങ്ങളെക്കുറിച്ചു ഞാൻ പറയുമ്പോൾ 2001 ൽ ഗുജറാത്തിലെ കച്ചിൽ ഭീകര ഭൂകമ്പമുണ്ടായപ്പോൾ നടന്ന ഒരു സംഭവം ഓർമ്മ വരുന്നു
അന്നേരം ഞാൻ ഒരു വോളണ്ടിയറായി അവിടെ പ്രവർത്തിക്കയായിരുന്നു
എനിക്ക് ഒരു ഗ്രാമത്തിൽ പോകാൻ അവസരമുണ്ടായി
അവിടെ എനിക്ക് 100 വർഷത്തിലധികം പ്രായമുള്ള ഒരു അമ്മയെ കാണാൻ അവസരമുണ്ടായി
എന്നെ നോക്കി കളിയായി പറഞ്ഞു കണ്ടില്ലേ ഇത് എന്റെ വീടാണ്
കച്ചിൽ അതിന് ഭൂംഗാ എന്നാണ് പറയുന്നത് എന്റെ ഈ വീട് മൂന്നു ഭൂകമ്പങ്ങൾ കണ്ടു കഴിഞ്ഞു
ഞാൻ തന്നെ മൂന്നു ഭൂകമ്പങ്ങൾ കണ്ടു
ഈ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടു കണ്ടു
എന്നാൽ എവിടെയെങ്കിലും വല്ല കേടുപാടും കാണാനുണ്ടോ ഈ വീട് പൂർവ്വികർ ഇവിടത്തെ പ്രകൃതിക്കനുസരിച്ച് ഇവിടത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഉണ്ടാക്കിയതാണ് ഇത് വളരെ അഭിമാനത്തോടെയാണ് ആ അമ്മ പറഞ്ഞത്
അപ്പോൾ എനിക്കു തോന്നിയത് നൂറ്റാണ്ടുകൾക്കു മുമ്പും നമ്മുടെ ആ ഭൂഭാഗത്ത് ആ കാലഘട്ടത്തിലെ എഞ്ചിനീയർമാർ അവിടത്തെ പരിതഃസ്ഥിതിക്കനുസരിച്ച് ജനങ്ങൾക്ക് സുരക്ഷിതമായി കഴിയാനാകുന്ന നിർമ്മിതികളുണ്ടാക്കിയിരുന്നു എന്നാണ്
ഇപ്പോൾ നാം എഞ്ചിനീയേർസ് ദിനം ആഘോഷിക്കുമ്പോൾ നാം ഭാവിയെക്കുറിച്ചുകൂടി ചിന്തിക്കണം
അവിടവിടെ വർക്ഷോപ്പുകൾ നടത്തണം
മാറിയ യുഗത്തിൽ നാം പുതിയ പുതിയ കാര്യങ്ങൾ എന്തെല്ലാം പഠിക്കണം എന്തെല്ലാം പഠിപ്പിക്കണം എന്തെല്ലാം ചേർക്കണം ഈയിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു വലിയ കാര്യമായി മാറിയിരിക്കയാണ്
ലോകം പ്രകൃതിദുരന്തങ്ങളെ നേരിടുകയാണ്
ഈ സ്ഥിതിയിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഏതു രൂപത്തിലുള്ളതായിരിക്കണം അതിനുള്ള കോഴ്സുകൾ എന്തെല്ലാമായിരിക്കണം വിദ്യാർഥികളെ എന്തു പഠിപ്പിക്കണം നിർമ്മാണം പരിസ്ഥിതി സൌഹാർദ്ദപരം ആയിരിക്കേണ്ടതെങ്ങനെ നിർമ്മാണ സ്ഥലത്തു കിട്ടുന്ന സാധനങ്ങൾക്ക് മൂല്യവർധന വരുത്തി നിർമ്മാണം എങ്ങനെ നിർവ്വഹിക്കാനാകും മാലിന്യമില്ലാതെ നിർമ്മാണം നടത്തുന്നതിൽ മുൻഗണന എങ്ങനെ നിശ്ചയിക്കാം ഇങ്ങനെ അനേകം കാര്യങ്ങൾ എഞ്ചിനീയറിംഗ് ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്
പ്രിയപ്പെട്ട ജനങ്ങളേ ഉത്സവങ്ങളുടെ അന്തരീക്ഷമാണ് ഇതോടൊപ്പം ദീപാവലിക്കുള്ള തയ്യാറെടുപ്പുകളും ആരംഭിക്കയായി
നമുക്ക് മൻകീ ബാത്തിൽ ഒരുമിച്ചുകൊണ്ടിരിക്കാം
മനസ്സിൽ തോന്നുന്നത് പറയാം മനസ്സുകൊണ്ട് രാജ്യത്തെ മുന്നോട്ടു നയിക്കുന്നതിൽ നമുക്കൊരുമിക്കാം
ഈയൊരു ചിന്താഗതിയോടെ നിങ്ങൾക്കേവർക്കും അനേകം ശുഭാശംസകൾ നന്ദി
വീണ്ടും കാണാം